ബാങ്ക് ഇൻ്റെ ബോർഡിനു മുകളിലായി നാല് ഏ_സിയും മുകളിലുള്ള കെട്ടിടത്തിന്റെ ഭാഗവും കാണാൻ സാധിക്കുന്നു.

വിഘ്നൻ ബുക്ക് സെൻറർ സ്റ്റേഷനറി എന്ന് പേരുള്ള ഒരു ബുക്ക് സെല്ലേഴ്സി ന്റെ മൊത്തകടയാണ് ചിത്രത്തിൽ.

കടയുടെ മുൻവശത്തായി പേയ്മെൻ്റ് നടത്താനുള്ള സ്കാനറിൻ്റെ ചിത്രം വെള്ള ബോർഡിൽ പതിപ്പിച്ചിരിക്കുന്നു.

തടാകത്തിൻ്റെ മുൻവശത്ത് ദൃശ്യത്തിൽ മനോഹരമായ മലനിരകൾ കാണാം.

ഇതിൽ ഒരു വശത്ത് ഒരു ചുവന്ന കസേരയും വെള്ള ബോർഡും സൈക്കിൾ റിക്ഷയും മറ്റൊരു കസേരയും കാണാം.